ഒരു പച്ച നിറത്തിലുള്ളൊരു ഗേറ്റ് കാണാൻ സാധിക്കും അതിനു മുകളിലായി മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൊരു കമാ കവാടവും കാണാൻ സാധിക്കും.

അതിനു സൈഡിലായി ഓടിട്ടൊരു ഓഫീസ് കാണാൻ സാധിക്കും ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു.

നാലുമണി പലഹാരങ്ങൾ വെക്കാനുള്ള ഒരു ഷെൽഫ് കാണാൻ സാധിക്കും.

കുഞ്ഞ് മീനുകൾ വിൽക്കുന്ന ഒരു മിൽ മത്സ്യശാലയുടെ ഫോട്ടോ ആണ് ഈ കാണുന്നത് അതിന് നടുക്കിലായി കൊറച്ച് കൊഞ്ചും ഉണ്ട്.

ചെറിയ ചെറിയ മീനുകളാണ് വളരെ കുറഞ്ഞ അളവിലാണ് അത് എട് നിരത്തി വെച്ചിരിക്കുന്നത്.

ഒര് ഏഹ് പുരുഷനാണ് മീൻ വിൽക്കുന്നത് മീൻ വാങ്ങാൻ ഒരുപാട് ആളുകളും വന്നിട്ടൊ --

അളിൽ ഒരുപാട് സാധനങ്ങൾ വളരെ ഭംഗിയിൽ അടുക്കി വെച്ചിരിക്കുന്നു.

ഒരുപാട് കുരുമുളക് അങ്ങനെ ഒരുപാട് സാധങ്ങളുടെ വലിയ വലിയ ഫോട്ടോകൾ ഹാളിൽ നമുക്ക് കാണാൻ സാധിക്കും മനോഹരമായ ലൈറ്റ് കൾ അവിടെയുണ്ട്.

തൂക്കിയിടുന്ന ലൈറ്റുകളും അവിടെ കാണാൻ സാധിക്കും ഏഹ് കറുത്ത ചെയറാണ് അവിടെ ഉള്ളത് ഏഹ് വട്ടത്തിലുള്ള ടേബിളാണ് ഉള്ളത്.

ഇത്തരത്തിൽ ഒരു വലിയ ബോക്സിനു മുകളിലായി വലിയ നീ ചുമന്ന നിറത്തിലുള്ള ഒരു മീനെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ വാല് മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്നു.

എല്ലാം വളരെ മനോഹരമായി കടയിൽ അടുക്കി ഒതുക്കി വെച്ചിരിക്കുന്നു.

കടയുടെ പേര് കുമാർ ഫ്രൂട്ട്സ് എന്നാണെന്നാണ് നിഗമനം കാരണം അതിൻ്റെ സൈഡ് ഇലത്തെ ബോർഡ് ഇൽ കുമാർ ഫ്രൂട്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട്.

സൂര്യോദയത്തിന് അടുത്ത സമയോ സന്ധ്യയോട് അടുത്ത സമയോ ആണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിത്രത്തിൽ നിന്നും.

ഒരുപാട് പേർ താമസിക്കുന്ന ഒരു ബഹനില കെട്ടിടമാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്.

ഇതിനു സൈഡ് ലായി ഒരു മരവും നമുക്ക് മരത്തിന്റെ ശാഖയും നമുക്ക് ചിത്രത്തിലൂടെ കാണാൻ സാധിക്കും.

ഒരു നായയെ രണ്ട് ഡോക്ടർമാർ പരിശോധിക്കുന്ന ചിത്രമാണ് തന്നിരിക്കുന്നത്.

നായയുടെ വാലിന്റെ അറ്റത്ത് ഏ വയലറ്റ് നിറത്തിലുള്ള കളർ പറഞ്ഞിരിക്കുന്നു.

ഒരു കച്ചേരിയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത് രണ്ടു സ്ത്രീകളും ഒരു പുരുഷനും നമുക്ക് കാണാൻ സാധിക്കു --

ബൊഫെ രീതിയിലാണെന്നു തോന്നുന്നു ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് കസേരയിലിരുന്നാണ് ആളുകൾ ആഹാരം കഴിക്കുന്നത്.

അതിന് പിറകിലായി വലിയ മരവും നമുക്ക് കാണാൻ സാധിക്കും.

കടയുടെ ഫ്രണ്ടിലായി എന്തോ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഒരുപാട് വാഹനങ്ങൾ കടയുടെ മുമ്പിൽ ഏഹ് പാർക്ക് ചെയ്തിരിക്കുന്നു.

ഒരു പ്രാർത്ഥന ഹാൾ ഇന്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത് ക്രിസ്ത്യൻ പാർ പ്രാർത്ഥന ശാലയാണ് കൂടുതൽ ഇങ്ങനെ കണ്ടിട്ടുള്ളത്.

ഇവിടെ സ്റ്റേജ് ഇൽ പ്രാർത്ഥന നടക്കുന്നു ഒരുപാട് വിശ്വാസികൾ ഇവിടെ പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുന്നു ബെഞ്ചിൽ .

കറങ്ങുന്ന ഒരുപാട് ഫാനുകളും ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും.

വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ചടങ്ങാണ് ഏഹ് തന്ന് ഫോട്ടോയാണ് തന്നിരിക്കുന്നത്.

ഇവിടെ ഏഹ് ചെറുക്കനെ ആണെന്ന് തോന്നുന്നു ഒരു ലോറിയിൽ ആണെന്ന് തോന്നുന്നു കേറ്റിക്കോണ്ട് വരുന്നത്.

ചുറ്റിനും ഒരുപാട് ആൾക്കാര് സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് പുരുഷന്മാർ കൂടുതലും വെള്ളയാണ് ധരിച്ചിരിക്കുന്നത്.

എൻട്രൻസിലെ ഒരു ചെടിയുടെ ചെടിയും നമുക്ക് കാണാൻ സാധിക്കും നല്ല ഭംഗിയുള്ളൊരു മുറിയാണിത്.

പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു എഹ് മുറിയുടെ ചിത്രമാണ് കാണാൻ സാധിക്കുന്ന --

ധാരാളം മനുഷ്യന്മാർ അവിടെ നിക്കുന്നത് കാണാൻ സാധിക്കും.

വേറെ ഏതോ ഭാഷയിലാണെന്ന് തോന്നുന്നു മലയാളോ തമിഴും അല്ലാത്ത ഒരു ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്.

വളരെ മനോഹരമായ സാരികൾ അവര് ഉടുത്തിരിക്കുന്നു നീല ആകാശ നീല ചുവപ്പ് ഇളം പച്ചനിറത്തിലുള്ള സാരികളാണ് അവർ ഉടുത്തിരിക്കുന്നത്.

ആഹ് ധാരാളം കപ്പലുകൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു കപ്പലിൽ ഇന്ത്യ എന്ന് എഴുതിയേക്കുന്നത് കാണാൻ സാധിക്കും.

പച്ച നിറത്തിലുള്ള കാർപെറ്റ് ഇലാണ് ആ പെൺകുട്ടികൾ നിൽക്കുന്നത്.

ആഹ് ഫസ്റ്റ് ത്തെ ബർത്ത് ഡേ ആണ് നീലയും മഞ്ഞയും നിറത്തിലുള്ള ഒരു കേക്കാണ് അവർ ഒരുക്കിയിരിക്കുന്നത് ധാരാളം ആളുകൾ കുട്ടിയെ വിഷ് ചെയ്യാൻ എത്തിയിട്ടുണ്ട്.

ഹ് റൗണ്ട് ഷേപ്പിലായി വല്യ വല്യ പാറകൾ കൊണ്ട് നിർമ്മിതമായ ഒരു ഗുഹയാണെന്ന് തോന്നുന്നു.

പിന്നൊരു എ_സി ഉണ്ട് എല്ലാവരും ഡാൻസ് പ്രാക്ടീസിലാണ് .

ഇത് സി_യു_ബി എന്നത് നീലയിൽ വെള്ള നിറത്തിലും എ_റ്റി_എം എന്നുള്ളത് ചുമപ്പിൽ വെള്ളനിറത്തിലും ആണ് എഴുതിയിരിക്കുന്നത്.

എളം എഹ് വസ്ത്രങ്ങൾ ആഹ് ഷോയ്ക്ക് വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്.

ഏഹ് ഇവരുടെ പിന്നിലായി ഒരു വെള്ള ഒരു കസേരയും വെളുത്ത തുണി വെച്ച് മൂടിയിരിക്കുന്നത് കാണാം.

ആ ചിത്രത്തിൽ നിന്നും അവിടെ ഇപ്പോൾ മഴപെയ്യുകയാണ് നമുക്ക് വ കണക്കാക്കാൻ സാധിക്കും.

നീല നിറത്തിലുള്ള ഏഹ് കാർപെറ്റ് ഇൽ ധാരാളം മത്സ്യങ്ങൾ ഒരേ തരത്തിലുള്ളവ കൂട്ടി വച്ചിരിക്കുന്നു വലിയ വലിയ മത്സ്യങ്ങളും ചെറിയ മത്സ്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും.

സ്ത്രീകൾ ആയ കച്ചവടക്കാരെയും പുരുഷന്മാരായ കച്ചവടക്കാരെയും നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് ആൾക്കാറ് മത്സ്യം വാങ്ങാൻ വന്നിട്ടുണ്ട് --

ഒരു ബുക്ക് സ്റ്റാൾ ഇന്റെ പടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തേജ ബുക്ക് സ്റ്റാൾ എന്ന് ഹിന്ദി ഇയിലും തേജ ബുക്ക് സ്റ്റാൾ എന്ന് ഇംഗ്ലീഷ് ഇലും അവിടെ എഴുതാൻ എഴുതിയിരിക്കുന്നു.

ഒരു ടി_വി ഷേവിങ് ബാർ മുടി വെട്ടാൻ ആവശ്യമായ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും.

അമ്പലങ്ങളിലാണ് കൂടുതലും ഇന്ത്യ ഇന്ത്യയിൽ അമ്പലങ്ങളിലാണ് കൂടുതലും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്.

ഭിത്തിയിൽ ഏഹ് ഒരു ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും സൈഡില് മൂന്ന് ചെറിയ കസേര സ്റ്റൂള് പോലുള്ളൊരു സാധനം ഉണ്ട്.

അതിന് മുമ്പിലായി കുറേ ആളുകൾ എ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്.

ബാങ്ക് ൻ്റെ മുൻവശത്തായി വൺ മന്ത് ഇൻട്രസ്റ്റ് ഫ്രീ എന്ന് എഴുതിവെച്ച ഒരു പരസ്യ ബോർഡ് കാണാൻ സാധിക്കും.

അവിടെ ഇൻസ്ട്രക്ടർ ആണെന്ന് തോന്നുന്നു നിൽക്കുന്നത് രണ്ടുപേർക്കവിടെ നിൽക്കുന്നതായി കാണാൻ സാധിക്കും.

അതിന്റെടുത്തായി ചുവന്ന നിറത്തിലുള്ള മറ്റൊരു വലിയ ഫംഗിയുള്ള പൂവും ഉണ്ട്.

ത്തിൽ എ ഇലകളുടെ ഭാഗങ്ങൾ അവിടെ കാണാൻ സാധിക്കും.

വാടാമല്ലി എന്ന് തോന്നിപ്പിക്കുന്ന എഹ് ഒരു പൂവ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും വലിയ ചാക്കുകൾ ആണ് പൂക്കൾ നിറച്ചിരിക്കുന്നത്.

നിർമ്മാണ പ്രവർത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രമാണ് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം അവിടെ ഡ്രില്ല് ചെയ്തിരിക്കുകയാണ്.